ആഹ് ഞാന് നമ്മളെ തെരഞ്ഞെടുപ്പൊക്കെ നടന്നോണ്ടിരിക്കല്ലേ? അപ്പയിന്റെ തെരക്കിലൊക്കേന്നു നാട്ടില് ഫ്ലെക്‌സടിക്കലും

ആഹ്. നിങ്ങളാ ഭാഗത്ത് സാധാരണ വിജയിക്കാറ്ള്ള പാർട്ടി ഏത് പാർട്ടിയാണ്? ഞമ്മള് ഇതിപ്പൊ എഹ് പൊതുവേ അല്ല എൽഡിഎഫില് ഏഹ് പാർട്ടിയാണല്ലോ ജയിക്കാറ്ള്ളത്. ഞമ്മളെ എന്താന്നെച്ചാല് അത്രേം ഭൂരിപക്ഷത്തില് ജയിക്കണ ഞമ്മള് മലപ്പുറം സെന്ററല്ലേ. അതോണ്ട് ഞമ്മക്കാരീതീലൊള്ള ജയങ്ങളാണ്. വേങ്ങരായോണ്ട്

അപ്പൊ ആ ജയങ്ങളന്നെ വരില്ലേ. ഇഞ്ഞീപ്പൊ കോളേജ് തല തെരഞ്ഞെടുപ്പാണെങ്കിലും നെയമ സഭ മറ്റ് മണ്ഡല തെരഞ്ഞെടുപ്പൊക്കാണെങ്കിലും എങ്ങനൊക്ക ആഹ് എന്തൊക്കെത്തെരഞ്ഞെടുപ്പാണെങ്കിലും ഇവടെ എഹ് തീർച്ചയായും ലീഗിന് മുൻ‌തൂക്കം ന നൽകീട്ട്ള്ള ഒര് എന്ത് നാട്ട്കാരാണ് നമ്മളെ നാട്ട്കാര്ന്നറഞ്ഞാ. പിന്നെ ആഹ് ഇനി നമ്മളൊരാവസ്ഥ പറയാണ്ന്ന്ണ്ടെങ്കില് ഇപ്പൊ നമ്മളെ നാട്ടീ സംബന്ധിച്ചിടത്തോളം സാധാരണ എപ്പഴും ജയിക്കാറിള്ളത് എൽഡിഎഫാണ്. വേറൊരു കാര്യെന്താച്ചഴിഞ്ഞാൽ ഇതിന്റിതില് നമ്മളാലോയ്‌ക്കണ്ടേന്നെച്ചാലേ തെരഞ്ഞെടുപ്പാവുമ്പോ ആഹ്. എട് ഇപ്പൊ ഒരു പാർട്ടി അഞ്ച് കൊല്ലാണ് ഭരിക്കണേന്ന്ണ്ടെങ്കില് പിന്നെ നാ എന്റെ നാട്ടില് സാധാരണ ഗതീല് എൽഡിഎഫാണ് ജയിക്കുന്നേ എന്ന്ണ്ടെങ്കില് ഞാന് ഞാനും എന്റെ ഫാമിലിയും യുഡിഎഫിന് കുത്തിക്കഴിഞ്ഞാല് യുഡിഎഫാ മണ്ണ് മണ്ഡലത്തില് ജയിച്ച് കഴിഞ്ഞാല് പിന്നെള്ള അഞ്ച് വർഷം പക്കാ വികസനത്തിലായിരിക്കാ മണ്ഡലത്തിന്റെ വ് വലിയ പല പല ഏഹ് ഡെവലപ്മെന്റ്സും പല പല പ്ലാന്നിംഗ്‌സും നടക്കാനൊരുപാടൊരുപാട് സാധ്യതകളും അതിനിള്ള പ്ലാൻസും ഇണ്ടാവൂന്ന്ള്ളത് ഷുവറാണ്. കാരണം ആഹ് അടുത്ത പ്രാവശ്യം കൂടീം യുഡിഎഫിന് അവടെ നിലനിർത്താള്ള ഏഹ് അതിനിള്ള പരമാവധി കഴിവുറ്റ കാര്യങ്ങളൊക്കെ അവരതിന് ശ്ര ശ്രെമിക്കുംന്ന്ള്ളത് വലിയൊരു വാസ്തവം തന്നെയാണ്. അപ്പൊ ആഹ് നമ്മളെ വെച്ച് പറയാണ്ന്ന്ണ്ടെങ്കില് നമക്ക് കൃത്യായിട്ടൊരു പാർട്ടി ഇല്ലെങ്കിലും നമ്മള് വികസിത പാർട്ടീടെ കൂടെയാണ്ന്ന്ള്ളതാണ് അമ്മടെ ഏറ്റോം വലിയ

എന്തെന്ന് പറയാം ലക്ഷ്യോം ഏറ്റോം വല്യൊരു അസറ്റ്ന്നൊക്കെ പറയണത് അങ്ങനൊരു രീതീലാണമ്മളെ മൊത്തത്തിലിള്ള കാഴ്ചപ്പാടും ഒക്കെ നടന്നോണ്ടിരിക്കണത്. അപ്പൊ മത്സരിക്കണതൊക്കെ ഇപ്പൊ ഇപ്പൊ നമ്മളോടൊക്കെ എഹ് എൽഡിഎഫ് സ്ഥാനാർഥികളൊക്കെ ഏഹ് സ്ഥാനാർഥികളൊക്കെ വന്ന് നമ്മളെ സഹായിക്കെ എഹ് ഏഹ് ഏഹ് അവരൊക്കെ കണ്ട് ന അവടെ നാട്ട്ത്താൾക്കാരൊക്കെ കണ്ട് അതേപോലെ തന്നെ യുഡിഎഫ് സ്ഥാനാർഥികളും

അതെയതെ. ഒരുപാട് വാഗ്ദാനങ്ങളിണ്ടാകും നമുക്കറിയാവുന്നത് പോലെ തന്നെ ഒരു പൊളിറ്റീഷ്യൻസിന് രാഷ്ട്രീയക്കാരാവുമ്പ ഒരുപാട് വാഗ്ധാനങ്ങളിണ്ട്. എന്നിരുന്നാലും ഞാൻ പറഞ്ഞ പോലെ രീതീലിള്ള ഞാൻ പറഞ്ഞ പോലെ രീതീള്ളൊരവസ്ഥാവുമ്പോ ഒര് പാർട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാല്

ആ പാർട്ടിയെന്താ പരമാവധി ത അടുത്ത പ്രാവശ്യം കൂടി അവടെ നിക്കാള്ള സാധ്യത കൂടി അവര് നോക്കീട്ടെ കരം ആ ഒരഞ്ച് വർഷത്തെ ഡെവലപ്മെന്റ്‌സും വികസിതങ്ങളൊക്കെ അവടെ വരാനിള്ള സാധ്യതകളിണ്ടാവുക. അപ്പൊ ഒരുപാട് വാഗ്ദാനങ്ങള് ചെയ്യുന്നവരാണെങ്കി ഇങ്ങനൊരവസ്ഥേല്

ഏഹ് എന്താ ചെയ്യാ എന്താണ് ഒരുപാട് വികസനങ്ങള് വരാൻ സാധ്യതിണ്ട്.

ആഹ് അതെയതെ. അപ്പൊ അങ്ങനത്തെ രീതീലാണിപ്പോ ആഹ് കടന്ന് പൊയ്‌ക്കോണ്ടിരിക്കണത്. ആഹ് ഇവടൊക്കെത്തന്നെ ഏഹ് എല്ലാ രാഷ്ട്രീയ നേതാക്കളും എഹ് ഏഹ് ഏഹ് ഇങ്ങനെ കണ്ട് പോയ് അതുപോലെ തന്നെ വാഗ്ദാനങ്ങളൊക്കെ നൽകും. പിന്നീട് അവരെന്തെ അവര് ഡിപ്ലോമാറ്റിക് മൂവ്മെന്റാണെന്നമുക്ക് മനസ്സിലാക്കാറില്ല. ഇത് അവര് ആന്ന് പറഞ്ഞ് പോയി. ബാക്കി പിന്നീടവര് ഒരു ഓഹ് പിന്നെ ജനങ്ങള്ടെ എന്തെങ്കിലും കാര്യങ്ങളിലേക്കും, അവരുടെ പ്രശ്നങ്ങളിലേക്കും, അവരുടെ ഒ ഒ ഒരോ വിഷയത്തിലൊള്ള പരിഹാരങ്ങളിലേക്ക് അല്ലെങ്കിലവരുടെ

ഇത്തരത്തിലൊള്ള കാര്യങ്ങള്, അല്ലെങ്കിൽ ഇഞ്ഞി നേരെ മറിച്ച് അവരുടെ ഡെവലൊപ്മെന്റ് വിഷയങ്ങളാണെങ്കിലും, അതേപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസപരം, അതേപോലെ തന്നെ എക്കണോമിക് അഹ് അപ്രക അപ്രകാരം തന്നെ മറ്റ് എല്ലാ കാര്യങ്ങളിലും ഇള്ള ഒരുപാട് വിഷയങ്ങളില് ഏഹ് വിഷയങ്ങളില് എന്തൊക്കെയായാലും അവരടെ ഒള്ള വര്ണ ഒരു കാര്യെന്താന്നെച്ച്ണ്ടെങ്കില് അവര് തീർത്തും എന്നും അവരോടൊള്ള ഒരു കാര്യങ്ങളെന്നെ കരം. അപ്പൊ ഇവരീ ത് ഇതുമായി ചുറ്റിപ്പറ്റുമ്പള്ള ഒരു കാര്യം ഇണ്ടാവണ എന്താന്നെച്ചാല് അവര് ഏഹ് ഇത് തീർത്തും ഈ ഒര് ര് രാഷ്ട്രീയ പാർട്ടികള് അല്ലെങ്കി രാഷ്ട്രീയ നേതാക്കള് ഇവരോട് അത്രയും ഏഹ് സൗമ്യമായി പെരുമാറുന്നു അല്ലെങ്കിൽ അത്രയും കാര്യങ്ങളില് ഇടപെടുന്നത് കൊണ്ട് തന്നെ തീർച്ചയായും ഇവിടെയൊക്കെ യുഡിഎഫ് ജയിക്കണത് അതുകൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല വ്യക്തി ആഹ് വ്യക്തികളാണെന്നല്ല വ്യക്തി രാഷ്ട്രീയം ഇപ്പൊ ഇവിടെ ഇവിടെ ഇപ്പൊ നമ്മളാ ജയിക്കല്. സാധാരണ ഇള്ള തെരഞ്ഞെടുപ്പികളിലൊക്കെ ജയിക്കല് മെമ്പർ തെരഞ്ഞെടുപ്പിലെക്കെ ഇവിടെ കൃത്യായിട്ട് ആൾക്കാരൊക്കെ ജയിക്കാന്ന് പറഞ്ഞ ത് തീർത്തും ആഹ് ഒരു മുസ്‌ലിം പാർട്ടി മുസ്ലിം പക്ഷത്തുള്ള അല്ലെങ്കിൽ മുസ്ലിം ഏരിയ എന്നുള്ള നിലക്ക് തന്നെ മുസ്ലീമുകളുടെ കാര്യങ്ങളിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന മറ്റു എല്ലാ വിദ്യാർത്ഥി ഏഹ് രാഷ്ട്രീയ നേതാക്കളാണ് തീര്‍ത്തും ജയിക്കാറുള്ളത്. അപ്പൊ ഈയൊരു കാരണം കൊണ്ട് തന്നെ ഏഹ് ഇവടെ ഫ്‌ളെക്‌സും കാര്യങ്ങളും അതേപോലെ തന്നെ അത് അതിന്റായ ഒരു തകൃതിയായി നടന്നോണ്ടിരിക്കയാണ്. ആഹ് ശരി, ശരി, ശരി ഒരു കോള് വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം നിന്നെ. ശരി എന്നാ.